സി C ലെ പോയിന്റേർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് പോയിന്റേർസ്
പോയിന്റർ സൃഷ്ടിക്കുന്നത്
പോയിന്റർ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ
ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461 pointersന്റെ ആമുഖത്തോടെ തുടങ്ങാം
പോയിന്റേർസ് മെമറിയിലെ ലൊക്കേഷനുകൾ പോയിന്റ് ചെയ്യുന്നു
പോയിന്റേർസ് മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു
ആ അഡ്രസിൽ സ്റ്റോർ ചെയ്യുന്ന മൂല്യവും തരുന്നു
pointersന് ഉദാഹരണം നോക്കാം
നമ്മുടെ ഫയലിന്റെ പേര് pointers democ ഇപ്പോൾ കോഡ് പരിശോധിക്കാം
ഇത് ഹെഡർ ഫയൽ stdioഹ് ഇത് മെയിൻ ഫങ്ഷൻ ഇവിടെ ലോങ് ഇന്റഗർ നം 10 എന്ന മൂല്യം അസൈൻ ചെയ്തിരിക്കുന്നു
എന്നിട്ട് പോയിന്റർ പിടിആർ ഡിക്ലയർ ചെയ്യുന്നു
ഒരു പോയിന്റർ ഡിക്ലയർ ചെയ്യാൻ ആസ്റ്ററിസ്ക് ചിഹ്നം ഉപയോഗിക്കുന്നു
ഈ പോയിന്റർ ടൈപ്പ് ലോങ് intലേക്ക് പോയിന്റ് ചെയ്യുന്നു
വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ലഭിക്കാൻ വേണ്ടി ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിൽ ആംപർസാൻഡ് ഉപയോഗിച്ചിരിക്കുന്നു
അതിനാൽ ആംപർസാൻഡ് നം numന്റെ മെമ്മറി അഡ്രസ് നൽകുന്നു
ഈ സ്റ്റേറ്റ്മെന്റ് വേരിയബിൾ numന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യുന്നു
ഇവിടെ പിടിആർ numന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു
ഈ സ്റ്റേറ്റ്മെന്റ് ptrന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യുന്നു
സിസിയോഫ് ഫങ്ഷൻ ptrന്റെ സൈസ് നല്കുന്നു
ഇത് ptrന് മൂല്യം നല്കുന്നു
അതായത് numന്റെ മെമ്മറി അഡ്രസ്
ഇവിടെ ആസ്റ്ററിസ്ക് പിടിആർ ആ അഡ്രസിലെ മൂല്യം നല്കുന്നു
ആയതിനാൽ ആസ്റ്ററിസ്ക് ഉപയോഗിച്ചാൽ മെമ്മറി അഡ്രസ് ലഭിക്കുന്നില്ല
പകരം ഇത് അതിലെ മൂല്യം നല്കുന്നു
ലോങ് intനുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ആണ്160ld
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് പോയിന്റേർസ് അണ്ടർസ്കോർ ഡെമോ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് പോയിന്റ് ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് പോയിന്റ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് കാണുന്നു
നം അഡ്രസും ptrന്റെ മൂല്യവും ഒരേ പോലെയാണെന്ന് കാണാം
അതുപോലെ numന്റേയും ptrന്റേയും മെമ്മറി അഡ്രസ് വ്യത്യസ്ഥമാണ്
പോയിന്ററിന്റെ സൈസ് 8 ബൈറ്റ്സ് ആണ്
അത് പോലെ പിടിആർ പോയിന്റ് ചെയ്യുന്ന മൂല്യം numൽ അസൈൻ ചെയ്തിട്ടുള്ള 10 ആണ്
ഇപ്പോൾ ഇതേ പ്രോഗ്രാം Cൽ കാണാം
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് പോയിന്റർ അണ്ടർസ്കോർ demoസിപിപി ഹെഡർ ഫയൽ അയോസ്ട്രീം ആക്കുന്നത് പോലെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ട്
എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു
പ്രിന്റ്ഫ് ഫങ്ഷന്റെ സ്ഥാനത്ത് കൌട്ട് ഫങ്ഷൻ കൊടുക്കുന്നു
ബാക്കിയുള്ളവയെല്ലാം ഒരേ പോലെയാണ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു വരിക
കംപൈൽ ചെയ്യാൻ g സ്പേസ് pointers democpp സ്പേസ് ഹൈഫൻ o സ്പേസ് പോയിന്റ്1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് പോയിന്റ്1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് C പ്രോഗ്രാമിലേത് പോലെയാണെന്ന് കാണാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്ലൈഡിലേക്ക് പോകാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് പോയിന്ററിനെ കുറിച്ച്
പോയിന്റർ സൃഷ്ടിക്കുന്നത്
പോയിന്ററിലെ പ്രവർത്തനങ്ങൾ
ഒരു അസ്സൈൻമെന്റ് താഴെ പറയുന്ന പോലെ സി C പ്രോഗ്രാമുകൾ എഴുതുക
ഒരു വേരിയബിളും പോയിന്ററും ഡിക്ലയർ ചെയ്യുക
വേരിയബിളിന്റെ അഡ്രസ് പോയിന്ററിൽ സ്റ്റോർ ചെയ്യുക
പോയിന്ററിന്റെ മൂല്യം പ്രിന്റ് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി